അച്ഛനും അമ്മയും അങ്ങനെ അവസാനം അവന് കിട്ടി.

പിന്നേ ആ രീതിക്കുള്ള course അല്ലേ കിട്ടൂ.

അവരെ എല്ലാരേം കണ്ടിരുന്നു അവര് car ൽ എങ്ങോട്ടോ പോകുന്നത് കണ്ടു. അപ്പം സംസാരിക്കാൻ ഒന്നും പറ്റിയില്ല ആഹ് ചോ~ചോദിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പം അവന്റെ ഇളയത് എന്ത് ചെയ്യുന്നു? അവന്റെ ഇളയത് ആഹ് പതിനൊന്നാം class ൽ ആണെന്നാണ് എൻ്റെ ഒരോർമ്മ. ആണോണാ ഉം ഉം കൊറേ ദിവസം ആയി അവരടെ അങ്ങോട്ട് ഒക്കെ പോയിട്ട്.

ആ skating ന് പോവും അത് അവന് ഭയങ്കര interest ആ. അതിനു പോവാൻ അവർക്ക് class ഒന്നൂല്ലാ അവര് ദിവസങ്ങൾ വെച്ചിട്ടൊണ്ട് ആഹ് ആദ്യോക്കെ നല്ല ബുദ്ധിമുട്ട് ആയിരുന്നു നൂറ് പ്രാവശ്യം വീണ് എണീറ്റ് ഇപ്പം നല്ല മിടുക്കൻ ആയി. ആ ഇപ്പം അവന് interest ആ. എടയ്ക്ക് ഇതിൻ്റെ ഒരു മ~മത്സരം പോലെ ഒക്കെ വരും ഓരോ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ വരുമ്പഴേ ഉത്സവോ അങ്ങനെ ഒക്കെ വരുമ്പഴത്തേക്ക് ആഹ് അവര് വിളിക്കും.

ആ അപ്പം അതിന് പോവും. ഉം അങ്ങനെ പോയി കുറച്ച് കുട്ടികളൊണ്ട് പത്ത് മുപ്പത് പിള്ളേരൊണ്ട്. നടന്ന്, നടന്ന് നല്ല പണി അല്ലേ? ആ അവർക്ക് അത് നല്ല interest അല്ലേ കൂടെ നടക്കുന്ന നമുക്ക് ആണ് പണി. അവർക്ക് അവർക്ക് നല്ല interest ആ അവര് നല്ല super ആയിട്ട് അങ്ങ് അഹ് പൊയ്ക്കൊള്ളും. ആദ്യോക്കെ കൊറേ

മൂത്ത ആൾക്ക് black belt കിട്ടി അല്ലേ?

ഹും ഇപ്പൊ എങ്ങനാ അവൻ എന്നും karate class ന് പോന്നൊണ്ടോ? എന്നും ഇല്ല മോനെ അവന് ശനിയും ഞായറ് അങ്ങനെ എടയ്ക്ക് ഒക്കെ ഒള്ളൂ. അപ്പം ഇവിടെ തൊട്ട് വീടിന്റെ തൊട്ട് താഴെ തന്നെ വന്ന് പഠിപ്പിക്കും. അതുകൊണ്ട് എളുപ്പം ഒണ്ട് പോവാൻ അവന് നടന്ന് പോവാൻ ഒള്ള ദൂരവേ ഒള്ളൂ.

അങ്ങനെ പോയി പഠിക്കുന്നു അവന്റെ ആഗ്രഹം ആയിരുന്നത്. അപ്പം ചെറുതിലേ ആകുമ്പഴത്തേക്ക് കൊഴപ്പം ഇല്ലല്ലോ വളരുന്തോറും നല്ല ആ ഇതായിട്ട് വരുവല്ലോ.

ചെറുതിലേ അങ്ങ് കൊണ്ട് ചേർത്ത് നമ്മള്. ആ ഇങ്ങനത്തെ ഒരു ഇത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലയാ എളേ ആളേയും കൂടെ പഠിപ്പിക്കണം. ഉം black belt അല്ല starting ൽ ഒള്ളതാ കിട്ടിയത്. ആഹ്

ആണോ അവൾ~അവൾക്ക് താല്പര്യം ഒണ്ടെങ്കിൽ അവളെ പഠിപ്പിക്കണം കേട്ടാ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കയ്യിൽ ഒണ്ടാരുന്ന അത് അത്രേം നല്ലതാണ് ഈ കാലഘട്ടം അങ്ങനത്തെത് ആണല്ലോ.

ഉം ഉം അവക്ക് tuition ഒക്കെ ഒണ്ടാ ഇപ്പം. ആ അവക്ക് വീട്ടില് ഒരു sir വരും പിന്നെ പൊറത്ത്‌ ആഹ് ഒരു tuition center ൽ പോന്നൊണ്ട് അവള് പഠിക്കാനായിട്ട് കണക്കിന് വീട്ടിൽ വരും. ആ ഹാ മറ്റു വിഷയങ്ങൾക്ക് tuition center ൽ അതെ അതെ പഠിച്ചോളും കൂട്ടുകാരികൾ ഒക്കെ ആയിട്ട് ഒരുമിച്ച് പോകുന്നെയാ tuition class ല്

mode കഴിഞ്ഞ model exam നെ കുറിച്ച് എന്താ പറയുന്നേ? ആ model exam ന് അങ്ങനെ school കാര് വല്യ mark ഒന്നും കൊടുക്കത്തില്ലല്ലോ. കാരണം model exam ന് mark കൊടുത്ത് കഴിഞ്ഞാ final exam അവര് ഒഴപ്പിക്കളയും.

ഒണ്ടല്ലേ ആഹ് അപ്പം പിന്നെ അഹ് കൊഴപ്പം ഇല്ലാതെ പോകുവാരിക്കും ഇല്ലേ? premo അവർക്ക് premodel ഒണ്ടാരുന്നോ? ആ premodel ഒണ്ടാരുന്നു, ഒണ്ടാരുന്നു.

ഇന്നലെ ഇ ആഹ് ഇന്ന് ഇന്നും കൂടെ ഒര് ഒരു exam കഴിഞ്ഞതേ ഒള്ളൂ അവർക്ക് model ന്റെ. ഉം ആഹ് ഇന്ന് ഇന്നാണ് last last ലെ രണ്ട് exam ഇന്നാണ് ല്ലാ എല്ലാ school ലും ഒരുമിച്ചാണല്ലോ model exam.

ആ അപ്പം ഇന്ന് രണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച്ച അവധി ആരുന്നല്ലോ എല്ലാ എല്ലാ school നും aided school നും സർക്കാർ school നും എല്ലാം ഇന്നത്തോടെ ആണ് model exam കഴിയുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച്ച അവധി ആരുന്നല്ലോ ആ രണ്ട് ദിവസത്തെ exam ആണ് ശനിയാഴ്ചത്തേക്ക് മാറ്റിയത്.

കൊഴപ്പില്ല മോനെ കൊഴപ്പില്ല. ആദ്യം ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ആ school തൊറന്ന ആ സമയത്ത് ഞങ്ങള് എല്ലാം വളരേ ബുദ്ധിമുട്ടി. എല്ലാ കുട്ടികളേം ഒന്ന് പിടിച്ച് തിരിച്ച് ഇങ്ങ് കൊണ്ട് വരാൻ ഏത് പഠനത്തിലോട്ട് complete എല്ലാം focus അത്രേം മാറി പോയിരുന്നു അവരെ. എല്ലാം കളി കളി കളി ഉം പിന്നെ വളരേ ബുദ്ധിമുട്ടി ആണ് തിരിച്ച് കൊണ്ട് വന്നത്.

ആദ്യത്തെ കൊറച്ച് അഹ് മാസങ്ങള്. ഇപ്പം കലോത്സവം എന്തോ നടക്കയാണല്ലേ ഞാൻ ആഹ് ഇതില് കണ്ടാരുന്നു phone ല് whatsapp ല് ഇതൊക്കെ കണ്ടാരുന്നു. ആ ഹാ ഹാ കലോത്സവത്തിന്റെ ഒക്കെ കണ്ട്‌ കാണൂല്ലേ ഇനീപ്പം school ല് annual day വരാണ്

ആ annual day ഒണ്ട് അപ്പം അതിന്റെ മുന്നോടി ആയിട്ടുള്ള practice ൽ ആണ് ഞങ്ങളൊക്കെ. കുട്ടികളെ ആഹ് ഓരോരോ item ത്തിന് വേണ്ടി ചേർത്തിട്ട് practice കൊടുക്കുന്നുണ്ട്. അപ്പം

ഏ അപ്പോ college ല് college ലോട്ട് പോവണ്ടെങ്കിൽ അങ്ങ് school ലോട്ട് വാ. വെള്ളിയാഴ്ചാ വെള്ളിയാഴ്ചാ എന്തായാലും പോകണ്ടിവരും.

dance ഉം ഒക്കെ കാണാല്ലോ അതും നല്ല ഒരു entertainment അല്ലേ.

ആ കൊച്ചുകുട്ടികൾടെ programs കാണുക എന്ന് പറഞ്ഞാ അതും ന~നന്നായിട്ട് എന്താ ആഹ് പഠിപ്പിക്കുന്ന ആ teacher ഒരു dance teacher എ ഏൽപ്പിച്ചിട്ടുണ്ട്. teacher നല്ല നല്ല perfect ആയിട്ട് എല്ലാം പഠിപ്പിച്ച് എടുക്കുന്നുണ്ട്.

അതുകൊണ്ട് ഇനി ആ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ wait ചെയ്തോണ്ട് ഇരിക്കയാണ്. ആ മാമൻ ഇപ്പം എവിടെയാ? മാമന് ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടി മോനെ.

അതെ നാട്ടിതന്നെയാണ് ആദ്യം ഹും അങ്ങ് ആരുന്നപ്പം നമ്മള് വളരേ ബുദ്ധിമുട്ടി.

ആ ഇപ്പം ഇങ്ങോട്ട് ആയി അതുകൊണ്ട് ഒരു സമാധാനം ഒണ്ട്. ഉം മക്കളെ ഒക്കെ രാവിലെ school ലോട്ട് ഒക്കെ കൊണ്ട് പൊയ്‌ക്കോളും കൊണ്ട് ആക്കികോളും. അതിന് ശേഷം ആണ് office ലോട്ട് പോകുന്നത്. ഉം ഉം വൈകുന്നേരം പിന്നെ ഞാൻ വരുമ്പഴത്തേക്ക് കൊണ്ട് വരും.

മാമി ഇപ്പം youtube channel ലെ പാചകത്തിന്റെ video കള് ഒന്നും ഇടുന്നില്ലേ?

ഇപ്പം കൊറേ ദിവസായി video ഒന്നും കാണാനില്ല.

അല്ല സ്ഥിരം ആയിട്ട് video ഇടുന്ന ആണെങ്കില് നല്ല പൈസ ഒണ്ടാക്കാൻ പറ്റും. സ്ഥിരം ആയിട്ട് ഇടണം പക്ഷേ.

ആഹ് ഒര് അഹ് ജോലിയാ അത് ഞാൻ ഒരു രസത്തിന് ഒന്ന് രണ്ടെണ്ണം ഇട്ടെന്നേ ഒള്ളു. ആ അത് മാത്രം അല്ല ആഹ് ഈ വീട്ടമ്മമാരാ അധികവും ഇരുപത്തിനാല് മണിക്കൂറും ഇതിന്റെ പൊറകേ.

നല്ലരീതിക്ക് വീട്ടമ്മമാരെ ആ, ആ, ആ നല്ലരീതിക്ക് youtube കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരൊണ്ട് കേട്ടാ. അയിൽനിന്നും നല്ല വരുമാനം ഒണ്ടാക്കുന്നവരും ഒണ്ട് ഇപ്പോ ഈ corona ക്കാലം അങ്ങനെ കൊറേ പേർക്ക് നല്ല ഒര് ആഹ് ജീവിത മാർഗം തൊറന്ന് കിട്ടിയ ഒരുപാട് പേരൊണ്ട്.

ഇതെല്ലാം ആഹ് corona സമയം ആകുമ്പോ ഇഷ്ടം പോലെ ഈ ചെറുപ്പക്കാര് പയ്യന്മാര് പഠിച്ചോണ്ട് ഇരിക്കുന്ന പിള്ളേരെല്ലാം youtube പോലത്തെ മാധ്യമത്തിലോട്ട് തിരിഞ്ഞിട്ടൊണ്ട്.

അഥവാ ഒരു ഒരു വേളെ youtube ആറ്റോ നിർത്തലാക്കുകയോ, അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ ഇവര്ടെ വിദ്യാഭ്യാസത്തിൽ അത് വളരേ

മാറ്റങ്ങൾ ഉണ്ടാക്കും കാരണം ഇങ്ങനെ ഒരു വരുമാനം കയ്യിലോട്ട് വരുമ്പഴത്തേക്ക് അതിന് ആണ് അവര് പ്രാധാന്യം കൊടുക്കുന്നത്. അത് എങ്ങനെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കാം വരുമാനം എങ്ങനെ കൂട്ടാം അപ്പം ഓരോരോ content ഉണ്ടാക്കുന്നു ഓരോരോ video ready ആക്കി ഇടുന്നു. അതിൽ നിന്നും earnings കിട്ടുന്നു. പക്ഷെ വിദ്യാഭ്യാസം അങ്ങ് പൊറകിലോട്ട് പോകുന്ന കാര്യം അവര് ശ്രദ്ധിക്കുന്നില്ല. ഉം പല കുട്ടികളും ഇപ്പം ഇതിന്റെ back ഏ തന്നെ ആണ് മുതിർന്ന കുട്ടികള്. ഉം എന്ന എന്നുള്ളത് മാത്രം ആണ് അവരുടെ ഉദ്ദേശം ആയിട്ട് മാറി കൊണ്ട് ഇരിക്കുന്നത്.

നിർത്താതിരിക്കട്ടെ അങ്ങനെ നിർത്തുകയാണെങ്കില് ആഹ് ഒരുപാട് പേര~ടെ ജീവിതമാർഗം ഇല്ലാതാവും. അതുകൊണ്ട് youtube ഒന്നും നിർത്താതിരിക്കട്ടെ നമുക്കും കൂടി പ്രാർത്ഥിക്കാം അങ്ങനെ ഒന്നും ഒണ്ടാവാതിരിക്കാൻ വേണ്ടി. ആ ഇഷ്ടംപോലെ പാവപ്പെട്ട ആളുകൾക്കും അവരുടെ ഒരു വരുമാന മാർഗം ആയി youtube പോലത്തെ പിന്നേ ഒരുപാട് പേരുടെ വരുമാന മാർഗം ആണ്. നമ്മളും കാ കണ്ട് കഴിഞ്ഞാൽ അത് നമ്മുക്ക് അവർക്ക് ഒരു support അല്ലേ. ഒന്ന് subscribe ചെയ്‌ത്‌ കൊടുത്താ നമുക്ക് നഷ്ടം ഒള്ള കാര്യം അല്ല.

ഒരുപാട് പേര് അതിൽനിന്നും രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ.

ഞാൻ അങ്ങനെ കൊറേ പേരെ ഞാൻ support support ചെയ്യാറും ഒണ്ട് subscribe ചെയ്യാറും ഒണ്ട്. ഏ നമ്മളെകൊണ്ട് ഇത്രേ ഒക്കെ ചെയ്യാൻ കഴിയും എങ്കില് അത് അത് നല്ല കാര്യം തന്നെ അല്ലെ, അത് വല്യ ചെലവ് ഒള്ള കാര്യം അല്ലല്ലോ.

മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ അത് അത്രേം നല്ലതല്ലേ. അതെ അത്രേം നല്ലതാ.

അവി~അവിടുത്തെ ആ കല്യാണത്തിന് വിളിച്ചാരുന്നോ?

താഴത്തെ, ആ എൻ്റെ വീടിന്റെ താഴെ ഒരു വീടില്ലേ അ, അ, അ, ആ, ആ, ആ, മനസ്സിലായി, മനസ്സിലായി വിളിച്ചു വിളിച്ചു വന്നിരുന്ന് കേട്ടാ മെനെഞ്ഞാന്ന് വന്നിരുന്നു വിളിച്ചു അപ്പം കല്യാണത്തിന് വരുമ്പം എന്തായാലും നമുക്ക് എല്ലാർക്കും കൂടി കാണാം.

പിന്നെ വേറെ അച്ഛനേം അമ്മയേം ഒക്കെ അന്വേഷിച്ചതായിട്ട് പറയണം.

ആ മാമി പഠിക്കാൻ പറഞ്ഞതായിട്ട് പറയാം. ആ പഠിച്ച് ആഹ് പിന്നേ നല്ല mark വാങ്ങാൻ പറയണം.

ഉം പിന്നെ പിന്നെ അമ്മാമ്മേടെ അടുത്ത് പ്രത്യേകിച്ച് അന്വേഷണം പറയണം കേട്ടോ. ആ അമ്മമ്മേടടുത്ത് പറയാം മോനെ പറയാം. ആ മാമന്റെടുത്തും പിന്നെ പിള്ളേരടുത്തും ഞാൻ വിളിച്ചിരുന്നു എന്ന് പറയണേ.

ആ ഞാൻ ആഹ് എവിടെയോ വച്ച് കണ്ടിട്ടൊണ്ടാരുന്നു.

നീ അവരെ കണ്ട് സംസാരിച്ച് എന്നൊക്കെ വന്ന് പറഞ്ഞു. ഹും ഹും ഹും മാമി എനിക്കൊരു ഒരു ഒരു call വരുന്നൊണ്ട് മാമി ഞാൻ ഞാൻ കൊറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ ശരി മോനെ ശരി വെച്ചേക്ക് okay.

ആ ശരി. അഹ് സുഹൃത്തുക്കളെ നമസ്ക്കാരം ഞാന് ഏർ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രതിപാദിക്കാൻ പോവുന്ന വിഷയം cricket എന്നൊരു സംഭവായിക വിനോദത്തെ പറ്റിറ്റുള്ളൊരു കുറച്ചു കാര്യങ്ങളാണ്

ആഹ് ഈ cricket എന്ന കായിക വിനോദം കൂടുതലായും കണ്ടു വരാറുള്ളത് നമ്മുടെ രാഷ്ട്രമായ ഇന്ത്യ അതുപോലെ നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാന് ശ്രീലങ്ക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

ഇംഗ്ലണ്ട് മാത്ര ഉള്ളൂ പിന്നേ ഏർ നമ്മുടെ ഒരു വൻകരയായിട്ടുള്ള ഓസ്ട്രേലിയ അതുപോലെ ഓസ്ട്രേലിയ പെട്ട ന്യൂസിലാൻഡ് അവരും ഈ cricket നെ ഒരു പ്രധാന ഘടകമായി കാണുന്നുണ്ട്

ball ഉം ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു കളി അങ്ങനെയാണ് ഇത് കളിക്കുന്നത് bat ഉം ball ഉം ആണ് പ്രധാന ഉപ അഹ് ഉപയോഗ ഉപകരണങ്ങൾ ഇതിൽ അങ്ങനെയാണ് പറയാനുള്ളൂ ഈ കളി പ്രചാരണത്തിൽ കൊണ്ട് വന്നത് british കാരാണ് അതുകൊണ്ട് തന്നെ common wealth രാജ്യങ്ങളിലാണ് cricket ന് പ്രചാരം കൂടുതൽ ഉള്ളത് വൃത്താകൃതിയിൽ ഉള്ള പുൽ മൈതാനങ്ങളാണ് cricket കളിക്കുവാൻ കൂടുതലായി ഉപയോഗിക് കൂടുതൽ അല്ല ഉപയോഗിക്കുന്നത് അതാണ് മൈതാനത്തിന്റെ ഒത്ത നടുക്ക് ഏകദേശം ഇരുപതെ point പന്ത്രണ്ട് meter തീർത്ത ദീർഘ ചതുരാകൃതിയിൽ ഉള്ള pitch ആണ് ഈ കളിയുടെ പ്രധാന കേന്ദ്രം pitch ന്റെ രണ്ട് അറ്റത്തും തടികൊണ്ടുള്ള മൂന്ന് വീതം കോലുകൾ സ്ഥാപിച്ചിരിക്കുന്നു ഈ കോലുകളെ നമുക്ക് wicket എന്ന് വിളിക്കുന്നു കളിയിൽ മൊത്തം ഇരുപത്തി രണ്ട് പേരുണ്ടെങ്കിലും foot ball ൽ നിന്നും വ്യത്യസ്തമായി കളിക്കളത്തിൽ ഒരേ സമയം പതിമൂന്ന് പേരെ കാണുകയുള്ളൂ fielding ന്റെ team ല് പതിനൊന്നു പേരും batting team ല് രണ്ടു പേരും batting team ലെ പ്രധാന batsman നിലയുറപ്പിക്കുന്ന wicket ലേക്ക് fielding team ന്റെ bowler pitch ന്റെ മറുവശത്തു നിന്നും പന്ത് എറിയും അങ്ങനെയാണ് പ്രധാനമായും കാണുന്നത് ഈ കളി batsman പന്ത് അടിച്ച് പന്ത് അടിച്ച് അകറ്റി ശേഷം എതിർ team അംഗങ്ങൾ പന്ത് തിരികെ എത്തിക്കും വരെ സഹ batsman നൊപ്പം pitch ന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഓടും ഇങ്ങനെ ഓടി നേടുന്നതിനാൽ batsman നേടുന്ന score നെ run എന്നാണ് പറയുന്നത് batsman നെ കീഴടക്കി bowler ഉടെ പന്ത് wicket ൽ പതിക്കുകയോ batsman അടിക്കുന്ന പന്ത് നിലം തൊടുന്നതിന് മുമ്പ് എതിർ team അംഗങ്ങൾ പിടിക്കുകയോ ചെയ്താൽ batsman പുറത്താകുന്നു അതായത് നമ്മൾ അറി അടിക്കുന്ന ഈ പന്ത് wicket ൽ പതിക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ അതായത് batsman നെ കീഴടക്കി bat ചെയ്യുന്ന ആളെ

പുറത്താകുന്ന batsman പകരം അടുത്തയാൾ എത്തുന്നു ഇപ്രകാരം bating ലെ bating team ലെ പത്ത് batsman പുറത്താകുമ്പോൾ അടുത്ത team ന്റെ ഊഴ ഊഴമെത്തുന്നു

ഏറ്റവും കൂടുതൽ ആരാണ് വലയിലേക്ക് പന്ത് ച ഏർ ചാ ഏർ കയറ്റുന്നത് അതുപോലെ തന്നെയാണ് cricket ലും cricket ൽ എങ്ങനെ എന്നുവെച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ runs നേടുന്ന team വിജയിക്കും ഇത്രയുമാണ് cricket ന്റെ കളിയുടെ രത്‌ന ചുരുക്കം പ്രധാനമായും രണ്ടു തരത്തിലുള്ള cricket മത്സരങ്ങളാണ് പ്രചാരത്തിലുള്ളത് ഒന്ന് എങ്ങനെച്ചാൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന test cricket മത്സരങ്ങൾ മറ്റേത് എങ്ങനെ എന്നുവെച്ചാൽ ഏകതനിയ നിയന്ത്രിത over മത്സരങ്ങളും test cricket cricket കളിയിലെ അടിസ്ഥാന മത്സരമാണെങ്കിലും ആധുനിക കാലത്ത് ഏകദിന മത്സരങ്ങൾക്കാണ് ജന പ്രീതി

ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറിന്റെ ഉള്ളിലൊക്കെ ഈ കളി തീരും അപ്പൊ നമുക്ക് അത്ര സമയം നമ്മുടെ കയ്യിന്ന് കളഞ്ഞ മതി ഇരുപത്തി രണ്ട് പേരുടെ മത്സരമാണെങ്കിലും ഇത്രയും പേ പേർ ഏർ പേർ തന്നെ കളിക്കുന്ന ഇതര കായിക ജനങ്ങളെ അപേക്ഷിച്ച് cricket ജനപ്രീതിയിൽ പിന്നിലാണ് ഇപ്പോഴും common wealth രാജ്യങ്ങളിൽ ചിലവഴിൽ മാത്രമേ ഈ കായിക ആഹ് കായിക വിനോദം ആസ്വദിക്കപ്പെടുന്നുള്ളൂ ഹും മുമ്പ് പറഞ്ഞമാതിരി ഇംഗ്ലണ്ട് ഒക്കെയാണ് പ്രധാനമായിട്ടും ഇംഗ്ലണ്ട് അതുപോലെ അയർലണ്ട് സ്‍കോട്‍ലാൻഡ് അവരൊക്കെ തന്നെയാണ് ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് cricket team ന്റെ ജനപ്രീതിക്ക് വി വിക വികാതമാകുന്ന ഘടകങ്ങൾ ഒട്ടേറെയുണ്ട്. പ്രധാനമായും മത്സരം ഒന്നോ അതിലധികൊ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് നേരത്തെ പറഞ്ഞപോലെ തന്നെ അതുപോലെ അതിന് ഉള്ള time സമയം കണ്ടെത്താൻ ആവില്ല അഞ്ചു ദിവസം നീണ്ട കളികളോന്നും കൂടുതൽ കാണാൻ ആളുകൾക്ക് സമയുല്ല football ആവട്ടെ ഒന്നര മണിക്കൂറിൽ മത്സരം അവസാനിക്കും ഇതര കായിക വിനോദങ്ങളെ അപേക്ഷിച്ച് cricket ന്റെ നിയമങ്ങൾ സംഗീർണമാണെന്ന് പറയാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ foot ball മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒന്നര മണിക്കൂർ ഒക്കെയാ ഉണ്ടാവുള്ളു അപ്പൊ കൂടുതലായും ജനങ്ങൾ അതിലേക്കാണ് യൂറോപ്പിലും മറ്റ് ഏർ പാശ്ചാത്യ രാജ്യങ്ങളിലും അതിനു വേണ്ടീട്ടാണ് സമയം കണ്ടെത്തുന്നത് അതാകുമ്പോ ഒന്നര മണിക്കൂർ മാത്രമേ അവരുടെ ജീവിതത്തിൽ നിന്ന് പോവുകയുള്ളൂ cricket എന്ന് പറയുന്നത് നമ്മുടെ ഏകദിനം അല്ലെങ്കിൽ test ഒക്കെ ആണെങ്കില് അഞ്ചു ദിവസം വരെ നീണ്ടു നിൽക്കും പിന്നെ കായിക ക്ഷമതെയെക്കാൾ സാങ്കേതിക മികവിനാണ് cricket ൽ പ്രാധാന്യം cricket ന്റെ ജനപ്രീതി ഉയർത്താൻ ഇ twenty twentycricket പോലുള്ള പരീക്ഷണങ്ങൾ അരങ്ങേറുന്നുണ്ട് പിന്നെ മത്സരഘടന അതിന്റെ ലക്ഷ്യം cricket ന്റെ നിയമങ്ങള് സുരക്ഷാ ഉപകരണങ്ങൾ എന്തൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ സുരക്ഷാ ഉപകരണങ്ങൾ ഏർ നിലവിൽ ഉള്ളത് അതുപോലെ എന്തൊക്കെ പുതിയ നിയമങ്ങളാണ് cricket ല് വന്നത്

പിന്നെ twenty twenty അങ്ങനെ പല രീതിയിലും ഇപ്പൊ cricket മത്സരങ്ങൾ നടത്തപ്പെടുന്നുണ്ട് ഇതിന് പ്രചാരണം കൂട്ടാൻ വേണ്ടീട്ടാണ് twenty twenty മത്സരങ്ങൾ ഒക്കെ ഏർ ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളത് അതായത് അവ ഏകദേശം മൂന്ന് നാല് മണിക്കൂറിനുള്ളിൽ കളി അവസാനിക്കുന്നതാണ് പിന്നെ അന്താരാഷ്ട്ര ഘടന അതേപോലെ best റായ കളിക്കാർ ആരൊക്കെയാണ് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ best റായ കളിക്കാരെന്ന് പറയുമ്പോ സച്ചിൻ ടെണ്ടുൽക്കർ ആണ് പ്രധാന കളിക്കാരൻ അതേ പോലെ മഹേന്ദ്ര സിങ് ധോണി പിന്നേ സൗരവ് ഗാംഗുലി വിരാട് കൊഹ്‌ലി അങ്ങനെ പ്രധാനപ്പെട്ട കളിക്കാർ ഒരുപാട് ഇന്ത്യയിൽ തന്നെ best റായ കളിക്കാറുണ്ട്

പിന്നെ പ്രത്യേക സാഹചര്യങ്ങളിൽ പുതിയ നിയമങ്ങൾ കൂട്ടി ചേർക്കുകയും കൂട്ടി ചേർക്കുകയോ നിയമങ്ങൾ പരിഷ്കരിക്കുകയോ ചെയ്യുമെങ്കിലും cricket കളിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ഈ നാപ്പത്തിരണ്ട്‍ നിയമങ്ങൾ തന്നെയാണ് അതായത് നാപ്പത്തി രണ്ട്‍ നിയമനങ്ങൾ അനുസരിച്ചാണ് cricket കളി മുന്നോട്ട് പോവുന്നത് കളിക്കാർ എങ്ങനെയെന്ന് വെച്ചാ ഒരു team ൽ പതിനൊന്ന് അംഗങ്ങൾ ഉണ്ടാവും അത് മുന്നേ പറഞ്ഞതാണ് അത് രണ്ടു team ലും പാടെ പതിനൊന്ന് പതിനൊന്ന് അപ്പൊ total ഇരുപത്തി രണ്ട് പേര് മൊത്തം ഇരുപത്തി രണ്ടു പേരുണ്ടാവും അതിൽ ഒരേ സമയത്ത് പതിമൂന്ന് പേരെയും ground ൽ കാണാം football ൽ എങ്ങനെ എന്ന് വെച്ചാൽ രണ്ടു team ലും പാടെ ഇരുപത്തി രണ്ടു പേരും ഒരേ time ൽ ground കാണാം പക്ഷെ cricket ൽ നേരെ മറിച്ചാണ് പതിനൊന്ന് പേരെ പതിമൂന്ന് പേരെ ഉണ്ടാവുള്ളൂ പിന്നെ കളി നിയന്ത്രിക്കുന്നത് രണ്ടു umpire മാരാണ് cricket മത്സരം നിയന്ത്രിക്കുന്നത് അവരെ umpire മാര് എന്നാണ് വിളിക്കുന്നത് കളിക്കളത്തിൽ രണ്ടു umpire മാരാണ് മത്സരം നിയന്ത്രിക്കുന്നത് ഇവരിൽ പ്രധാനി ball ചെയ്യുന്ന wicket ന് പിന്നാലെയായി നിരോദിപ്പിക്കും പ്രധാന തീരുമാനങ്ങൾ എല്ലാം ഈ സ്ഥാനത്തു അതുപോലെ രണ്ടാം umpire ഏർ square leg എന്നറിയപ്പെടുന്ന fielding സ്ഥാനത്ത് സമീപം നിലനിർത്തിക്കും അങ്ങനെയൊക്കെയാണ് കളി നിയന്ത്രിക്കുന്നത് ഇവർ പിന്നേ umpire ന് പുറമെ കളി നിയന്ത്രിക്കുന്ന third umpire എന്ന പേരിലും സുരക്ഷാ വിഭാഗം ആൾക്കാർ ഉണ്ട് ഈ കളിനെ നിയന്ത്രിക്കാൻ വേണ്ടി third umpire എന്ന രീതിയിലും വേറെ കുറെ പിന്നേ umpire മാരുണ്ട് സ്‌കോ അഹ് scorer കളിയുടെ ഭാഗമായി രണ്ടു scorer scorer മാർ ഉണ്ടായിരിക്കണം മിക്കവാറും ഓരോ team ഉം ഓരോ scorer മാരെ ന ഏർ നൽകുകയാണ് നൽകുക യാണ് പതിവ്